ആ അതേയ്

നാ ഏറെക്കൊറേയൊക്കെയറിയ ആ okay പിന്നേ നമ്മളവിടെ യെന്താപറയാ അത് ഇപ്പൊ പുതിയ ഒരു train ഇറങ്ങീട്ടുണ്ടല്ലോ അതിപ്പോ നിങ്ങളയിക്കൂടെ പൊണ്ടോ ഏയ്യ് ഞങ്ങൾടെ ഇതീനൊന്നും തൊടത്തീറ്റില്ല അതെല്ലേ ആ okay അതിപ്പോ ആ route ഇ കൂടി ഏകദേശം എത്ര മണിക്കൂർ gap വിറ്റിട്ടാണ് train പോകാറുള്ളത് അത് ഏറെ കൊറേ ഒരു ഒരുമണിക്കൂർ എടവിട്ടിട്ടുണ്ടേയ് ആ ഇണ്ടല്ലേ പാ പണ്ടൊന്നുഅത്രേ ഇണ്ടായിരുന്നില്ല ഇപ്പൊ തുടങ്ങ്യതല്ലേ ആ service ഒക്കേ ആ പിന്നെ കൊറോണ സമയത്ത് തീരെ ഇണ്ടായിർന്നില്ല പിന്നെ ഇപ്പൊ നല്ലം കൂടുതലാ

ഞങ്ങക്ക് എന്താ ശീലായില്ലേ പിന്നെ ഒടുക്കത്തെ sound ആന്ന് അതാ പിന്നെ main ആയിറ്റ് അതേലെ ആ okay പിന്നേ അപ്പൊ കാലാവസ്‌തേയെക്ക് തെന്നെ വര ഇപ്പൊ കാലാവസ്ഥ എന്ന്പറയാണ ഇപ്പൊ നമ്മടെ വേനൽ കാലാണോ മഴ കാലാണോ അനക്ക് ഏറ്റവും ഇഷ്ടുള്ളത് സംഭവം ഈ ഒരു അവസ്ഥയിൽ നോക്കാനെങ്കിൽ മഴ കാല നല്ലത് തോന്നും മഴക്കാലായ തോന്നും കുറച്ച് ചൂട് കിട്ടീർന്നെങ്കിന്ന് അതെ അതെ അതെ മഴക്കാലം പറഞ്ഞ്‍കഴിഞ്ഞാ മഴക്കാലവും ബുദ്ധിമുട്ടാണ് കാരണം എന്തേവെച്ചാൽ നമ്മളെ ഈ വെള്ളം

ഇവിടെ ഇന്ന് നാല്പത്തൊന്ന് degree celsius ഒക്കെ ഇണ്ടായർന്നേയ് അതേലെ ഇവിക്കെ ഭയങ്കര ഇവിടെ ഈ പറഞ്ഞ മണ്ണാർക്കാട് ന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഭയങ്കര ചൂട നാല്പത്തിയൊന്നല്ല ഇവിടെ നാൽപത്തിമൂന്നോക്കെയെത്തീട്ടുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്

ഞങ്ങൾ office ലൊക്കെ പോവുമ്പോ അവിടെ പിന്നേ ac കാര്യങ്ങളൊക്കെയുണ്ടായതുകൊണ്ട് പോർത്തക്ക് ഇറങ്ങണ്ട ആവശ്യംവരുന്നില്ല fooding ൻ്റെ കാര്യത്തിന് മാത്രം പൊർത്തക്ക് ഇറങ്ങണ്ടാവിഷ്യുള്ളൂ പ്പേ യ്യ് റമദാനായൊണ്ട് ഇപ്പൊ ആ പ്രശ്നോയില്ലാ നമ്മക്ക് ഈ എറങ്ങണ time ഒരു അഞ്ചാറ് മാണിക്കുള്ളപ്പോഴാ എറങ്ങാർ

പിന്നേ അത് പോലെത്തന്നെ അവിടന്ന് എറങ്ങുമ്പോ ഉച്ചക്കൊക്കെ just ഇപ്പൊ വെള്ളിയാഴ്ച്ച പള്ളിയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ യെന്താചൂട് ല്ലേ ഒരു രക്ഷയു ഇല്ലാത്ത ചൂടാണ് അവടെയൊക്കെ ആ ഒരു പത്തുമണിയായ തെന്നെ തൊടത്തും ചൂട് അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ room ഇലോക്കെ കടക്കുമ്പോ യെന്ത ചൂട് fan ഒന്നും ac യും fan ഒന്നുല്ലാത്തെ നമ്മക്ക് കെടക്കാൻ തെന്നെ കയ്യില്ലാ കാരണം ആത്രേയം വെല്യ ചൂടല്ലേ അവിടെയും ഇതെന്നെയല്ലേ അവസ്ഥ ആ പക്ഷെ fan ഇട്ടാ തന്നെ fan ഇ കൂടെന്നെ ചൂടുകാറ്റാ വെര്ണ് തൊന്ന്വ അങ്ങന ചൂടിൻഡ് അതെ ആ അവസ്ഥ തെന്നെ സത്യം പറഞ്ഞഉള്ളത് കാരണം ചൂട് നമ്മടെ വീട് ഓടാണെങ്കിലും ഇനിയിപ്പോ വാർപ്പാണെങ്കിലും ഈ ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് അത് പൊറംതള്ളണ നേരെ ഉള്ളിക്കാണ് അപ്പൊ അതുകൊണ്ടുള്ള ചൂടാണ് ഇപ്പൊ ഞമ്മക്കൊക്കെ അനുഭവപ്പെടുന്നത്

മഴക്കലായായെന്താ വെള്ളപൊക്കില്ലേ കൊറെയൊക്കെ അതെ തീർച്ചയായിട്ടും അതെന്നെയാണ് main ആയിട്ട് പ്രശ്‌നം വെള്ളപൊക്കൊ വെള്ളപ്പൊക്കംകൊണ്ട് നിങ്ങളവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടകളുണ്ടായിട്ടുണ്ടോ ഇതിന് മുമ്പേത് വർഷങ്ങളൊക്കെ ഇതുവരെ ഇണ്ടായിറ്റില്ല ആ okay പിന്നെ വേനൽ കാലംകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ചൂട് തെന്നെ main പക്ഷേ ഒരു normal ചൂടാണെങ്കി നമ്മക്കൊക്കെ തരണംചെയ്യാൻകയ്യു അല്ലേ ആ പിന്നെ ഇത് കൊറച്ച് കൂടുതലല്ലേ അതെ അതെ ഈ school അവതീന്നൊക്കെ പറഞ്ഞ ഈ time ഈ വേനൽ കാലത്തായത്കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഈചൂടൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമുണ്ടാവില്ലല്ലേ ആ അതെ പിന്നേ നിങ്ങടെ നാട്ടിലിപ്പോ പ്രത്യേകിച്ച് മഴവെളളവോള മഴ എന്താ ഈ മഴ over ആയി കഴിഞ്ഞാ അവിടെ വെല്ല വെള്ളപൊക്കോ അല്ലെങ്കിൽ വേറെയെന്തെങ്കിലും scene എന്തേലും ഉണ്ടാവാറുണ്ടോ ഇവിടെ ഞങ്ങൾടെ വീടിന്റെ പരിസരത്തൊന്നും അങ്ങനെ ഇണ്ടാവാറില്ലാ പക്ഷെ കൊറച്ചൊക്കെ അങ്ങട് പോയാ ഇണ്ട് ട്ടൊ okay അവിടെ അടുത്തുള്ള പുയ ഏതാണ് ഇവിടെ ഭാരതപ്പുഴ നിങ്ങടെ അടുത്തെകൂടെയാണോ പുയ ഒഴുകണെ അത്ര അടത്തല്ല കൊർച്ച്ചൊക്കെ ഒരു പത്ത് kilometer difference അത്രെന്നെ അതെല്ലേ ആ okay okay okay പിന്നേ നമ്മടേ പിന്നെ അയിനെ കുറച്ച് പറയാൻ നമ്മടെ വേനൽ കാലത്തിന്റെ main പ്രശ്നങ്ങൾ രോഗങ്ങള് വല്ലോ ഉണ്ടോ നിങ്ങള നാട്ടിൽ ഇപ്പൊ കൊറോണ നല്ല കൂടുതലായി വെരുന്നില്ലേ അതെ അതെ അതെ അതീ വേനൽ കാലംകൊണ്ടുള്ള പ്രശ്‌നാണോ

അതെ തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയാണപ്പോ ഇപ്പൊ കൊറോണ കൂടി വേരുന്നുണ്ടന്ന എന്ന പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഈ ചൂട് നല്ല ചൂടാണ് സത്യംപറഞ്ഞാ മഞ്ഞ് കാലത്തിനെ കുറച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്

അതെ തീർച്ചയായിട്ടും അങ്ങൻ തന്നെയല്ലേ പിന്നേ നമ്മടെ മഴക്കാലത്തിൽ നമ്മക്ക് രോഗാവ രോഗങ്ങളും കാര്യങ്ങളും ഒകെ കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അഹ് ശെരിയാണല്ലോ എന്റെ ഏറ്റവും എന്ത് രോഗാഉണ്ടാവണ ആ സമയത്തെന്നെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെത്തന്നെയാണെല്ലോല്ലേ

പിന്നേ കടലേ കടൽ ഇപ്പൊ വെള്ളം വെള്ളംകേറുമ്പോ പുഴയിലൊക്കെ വെള്ളം നിങ്ങ കേറുമ്പോ നിങ്ങളെ അവിടെ ബാധിക്കാറുണ്ടോ ഞങ്ങൾടെ വീടിന്റെ പരിസരത്തക്ക്തുന്നല്ല്യാ പക്ഷെ കൊർച്ച് അങ്ങട് പോയാൽ ബാധിക്കാറൊക്കെയിണ്ട് ങ്ങൾടെ അവിടെ മലപ്രദേശല്ലേ

ആട ബുദ്ധിമുട്ടൊക്കെയുണ്ടാവറുണ്ടോ ഇവിടെ ബുദ്ധിമുട്ടയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇവിടെ മണ്ണ് ഒന്നായിട്ട് വരലുണ്ട്‌ അതുപോലെ തെന്നെ നമ്മടെ ഉരുൾപൊട്ടൽ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാറിണ്ട് മഴക്കാലത്ത് പിന്നെ ഈ മലപ്രദേശത്താന്ന് ചൂട് കൂടുതലാണ് ആവ പറയാറുണ്ടല്ലോ ശെരിയല്ലേ

ആ അതേ പിന്നേഹ്

പിന്നെ ഇപ്പൊ നിലവിൽ നിങ്ങളേ school ഉം കാര്യങ്ങളുമൊക്കെ പ്പൊ വേനൽ കാലായിട്ട് അവതിയാണെല്ലോല്ലേ

ആ okay പിന്നേ ഇപ്പൊയെനിപ്പോ എന്നാ school ഒകെ തോർക്ക്വ ഇനിപ്പോ january യൊക്കെ ആയ തൊടക്ക് തുടങ്ങ്ണ്ടാവുവല്ലോ ആ okayjanuary ലോ ശ്ശെ june ൽ ൽ ആ okay okay okay പിന്നേ അഹ് ഇപ്പൊ പ്രേത്യേകിച്ച് ഇപ്പൊ വേനൽ കാലവനൊണ്ട് പൊറത്തേക്ക് ഒന്നും ഇറങ്ങാറുണ്ടാവൂലാല്ലേ ഇല്ല ഈ വീട്ടിൽ തെന്നെയാണ് എങ്ങനെ പോർത്തക്ക് ഇർങ്ങാ അതല്ലേ ആ okay okay പിന്നെ മഞ്ഞുകാലത്ത് കുറച്ച് ഇപ്പൊ എന്താ അനക്ക് പറയാനുള്ളത് മണഞ്ഞകാലത്ത് കുറച്ച് എന്താപറയാ അത് ഏറെ കൊറേ december മാസത്തിലൊക്കെയെല്ലേ ഇണ്ടാവർ അതെ തീർച്ചയായിട്ടും അങ്ങനെത്തന്നെയാണ് എന്നാലും ആഹ് ഏകദേശം ആ ഒരു time ൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതോണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒകെ ഒന്ന് വ്യക്തമാക്കിത്തന്നെ രാവിലെ ഒരു ഹാറ് മണിമുതൽ ആറ് മണിപറഞ്ഞിട്ടൊന്നും പോർത്ത് എറങ്ങാൻ പറ്റൂല അങ്ങനെ തണുപ്പുല്ലായിരിക്കും

പിന്നെ നല്ലോം ഈ ജലദോഷം പോൽത്തെ അസുഖങ്ങളൊക്കെ നല്ലോ ഇണ്ടാവൂലെ തീർച്ചയായിട്ടും അങ്ങനത്തെ അസുഗങ്ങളൊക്കെയുണ്ടാവും എങ്കിൽപ്പോലും നമ്മടെ പൊർത്ത് കറങ്ങാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളുവൊക്കെ ഉണ്ടാവായിട്ടുണ്ടോ ഇല്ലാ അങ്ങനെ ഒന്നു ഇല്ലാ ആ okay okay പിന്നേ വേനൽ കാലംകൊണ്ട് നിങ്ങൾ പറഞ്ഞത് പോലെ പത്ത് മണിയാവുമ്പൊ തന്നെ ചൂട് വരു ആണ് പായെപോലെയൊന്നുല്ലാല്ലേ ഇപ്പൊ ചൂട് ആ എന്ത് ചൂടാ വെച്ചിട്ടാ ഒരു ഏ ഏറെക്കൊറേ നാല് മണിവരെയെങ്കിലും അതിലും കൂടുതലുണ്ടാവും ചൂട് അതെ തീർച്ചയായിട്ടും അങ്ങൻ തന്നെയാണ് നമ്മടെ ഞങ്ങളൊക്കെ ഇപ്പൊ cricket കളിക്കാനൊക്കെ പോവുമ്പോ സൂര്യൻ അസ്തമിചിട്ട്ടുണ്ടാവൂല എന്നാലും ചൂടിന് ഒരു കുറവും ഉണ്ടാവൂല ഇവിടെ കുട്ടിയാൾ ഇപ്പൊ പോർത്ത് ഏറെങ്ങണ തന്നെ കാണാറില്ല്യ ഞങ്ങൾ അധികം ഒന്നാമത് ഈ നോമ്പു അല്ലെ അത് കാരണംകൊണ്ട് അതെ തീർച്ചയായ്യിട്ടും അതെന്നെയായിക്കാരം പിന്നേ നിങ്ങളവിടെയിപ്പോ എന്താപറയ നിങ്ങൾ പ്രത്യേകിച്ച് ഈ time pass ന് എന്താചെയ്യാറുള്ളത് ഞങ്ങളെന്താപ്പാ പ്രേത്യേകിച് ഒന്നും ചെയ്യാറില്ല ഇവിടെ അതികം ആരൂല്ല ഈ പരിസരത്തായിട്ട് പിന്നെ വീട്ടിലെന്നെ full time പിന്നെ ആരേലുയൊക്കെ വന്നാൽ അങ്ങനെ പോർത്ത് എറങ്ങീട്ട് സംസാരിക്കാനൊക്കെ അതെല്ലേ അപ്പൊ നിങ്ങളെ കൂട്ടുകാരികളൊന്നുഇല്ലെ നിങ്ങടെ വീടിന്റെ അട്ത്ത് നിനക്ക് ഏറെക്കൊറേ എല്ലാർടെയും കല്യാണംകഴിഞ്ഞ് പോയി അതാ സത്യം ആ okay അതാണ് കാര്യം okay അപ്പോ താങ്കൾടെ കല്യാണം അപ്പൊ അട്ത്ത് ഉണ്ടാവാൻ chance ഉണ്ടല്ലോല്ലേ എയ്യ് ഇല്ല ഞാൻ പഠിക്ക്യാണ് okay താങ്കൾ ആ അങ്ങനെയൊക്കെയാണ് കഥ പിന്നേ ഇപ്പോ മഴക്കാലത്തെ കുറച്ച് ഇപ്പൊ നമ്മൾ ആഹ് പറഞ്ഞല്ലോ അപ്പൊ ഈ മഴക്കാലം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങള നാട്ടിൽ ഇണ്ടാവാറ് ഞങ്ങളഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് എന്നാലും നിങ്ങള അവിടെ ഏകദേശം ഇപ്പൊ പ്പ പാടങ്ങളൊക്കെ ഉണ്ടല്ലോല്ലേ നിങ്ങളവിടെ ആ ഇണ്ട് പിന്നെ cory യളുണ്ട് cory ന്ന് കൊറേ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും അതെവിടെയായിട്ടാണ് ഈ cory കൾ ഒകെ ഇള്ളാത് അത് വീടിന്റെ അടത്തെന്നെ മൂന്ന് നാല് cory ഒക്കെയുണ്ട് അടത്ത് cory യെന്ന് ഉദേശിച്ചത് പാറ cory ആണോ അതോ വെട്ട് കല്ല് cory യോ പാറ cory ആണ് എനി വേട്ടക്കാല്ലൊക്കെ എടക്കാറുണ്ടായിരുന്നട്ടോ ആ okay okay അപ്പൊ രണ്ട്തരം cory കളുമുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് ആ അതെ okay പിന്നേ നിലവിലിപ്പോ അവിടെയിപ്പോ വേനൽകാലായൊണ്ട് എന്താപറയാ എല്ലാവർക്കും മറ്റു പ്രശ്‌നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോല്ലേ ഇല്ലാ കൊഴപ്പോന്നൂല്ലാ

ആ അത്രയും ചൂടായകാരണം പെട്ടെന്ന് പതക്കും ഈ rail ഒക്കെ അതേ okay പിന്നേ അതിൽ ഈ ചൂട് കാരണം മറ്റേ അത് daily service ഇപ്പൊ ഒരു train പോക്കുന്നെന് മുനമ്പ് ഒരു service നടത്തുന്ന ആൾക്കാർ എങ്ങനെ നടന്നും കൊണ്ടാണോ അതൊ വണ്ടീല വെർൽ ഇപ്പോ നടന്നേലുംകൂടി എന്താ കോർച്ച് പേര് നടന്നിട്ട പോയിരുന്ന് ട്ടോ അതെല്ലേ അത് എന്തിനാ അവർ എന്തേയ് check ചെയ്യാൻ കാർണന്തെണ് ഹത് ഓര് എന്തേലും പ്രശ്നഉണ്ടോന്ന് നോക്കാൻ വേരെയാണ് എന്താ അഥവാ മറ്റേ അയിന്റെ ഈ rail ൻ്റെ അവിടെ വല്ല വിള്ളൽ എന്തേലുമുണ്ടോ ന്ന അങ്ങനെ എന്തെലും ഒക്കെനോക്കാൻ വേണ്ടീട്ട് ആ okay അപ്പൊ ഒരു ദിവസം അവര് എത്ര kilometer നടക്കാണല്ലേ ഈ ചൂടുകാലത്തൊക്കെ ഓ എത്രവാട് നടക്കണം പിന്നെ ആ route ഏകദേശം എവിടെ പോയിട്ട അവസാനിക്കുണെ ഇത് നെലംപൂര് ഷൊർണൂര് അങ്ങനെയൊക്കെ

ആ കാലത്ത് ഇണ്ടാക്കിയതാണ്ന്ന പറയണേ ട്ടോ

okay എന്താണെങ്കിലും അത് കൊണ്ടുള്ള ഉപകാരം ഇപ്പൊ ഇന്ത്യക്കാർക്ക് ഇണ്ട് ല്ലേ ആ ഇണ്ടേയ്യ് പിന്നേ നിലവിലിപ്പോ അവിടെ യെന്താപ്പോ പ്രത്യേകിച്ചപ്പൊ ഈ പറഞ്ഞാ നടന്ന് പോമ്പോ അവിടിള്ള ബുദ്ധിമുട്ട് ഭയങ്കര രൂക്ഷാണെല്ലോല്ലേ അതേ ചൂ ഒന്നാമത് ഇ ചൂടായ ഒക്കെ കാർണാന്ന് അതെ തീർച്ചയായിട്ടും അതാണ് പിന്നേ മഴക്കാലാണെങ്കി train പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുക്കുട്ടോ അതെന്താ അങ്ങനെ പറയാൻ കാരണം അത് ഈ കൊർച്ച് ഇങ്ങനെ കേറ്റം വെരണ ഭാഗമുണ്ടാവും അപ്പൊ അവടൊക്കെ പിന്നെ ഒന്നാമത് കാറ്റൊക്കെ കാരണം മഴയത്ത് എന്ന് മരോക്കെ പൊട്ടിവീഴ്ന്ന കാണാ rail മെ കൂടിയൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാവർണ്ട് അതെല്ലേ അപ്പൊ ഈ rail അപ്പൊ ഇതിന് മുമ്പ് check ചെയ്യണ ആൾക്കാറ് ഇപ്പൊ daily ഒരു train വരുന്നെനു മുമ്പ് check ചെയ്യൂലാ ഒരു ദിവസം ഒരു വട്ടേ check ചെയ്യുള്ളു എയ്യ് അത് എടക്ക് എടക്ക് വേരുള്ളൂ ഒരു train വേരുന്നെൻ്റെ മുമ്പ് വര്അന്ന ഒന്നുഇല്ല്യ ആ

ഹാ ആ okay പിന്നേ പിന്നെന്താപ്പോ വേനൽ കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞപോലെ രോഗങ്ങളും കാര്യങ്ങളും ഇങ്ങളെ അവടെ ആർക്കെങ്കിലും കാര്യപെട്ടിട്ടുണ്ടോ ഇല്ലാ വെല്യ ബുദ്ധിമുട്ടൊന്നില്ല ആ okay ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ടോ

ഇവൾ വെള്ളം പൊർത്തും കാ പോർത്ത് വെക്കാറുണ്ടാവൂലെ ആ പുറത്ത് വെക്കാർണ്ട് ആ പിന്നെപ്പോ പ്രേത്യേകിച്ച് വിശേഷങ്ങളൊന്നുഇല്ലോല്ലേ ഇല്ല വേറെ കൊയ്‌പ്പൊന്നുല്ല ആ okay നമ്മക്ക് ഞാൻ പിന്നീട് വിളക്കാട്ടൊ അനക്ക്

ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മെസ്സിയെ കുറിച്ചാണ് ഒരു അർജന്റീനിയൻ professional football കളിക്കാരനാണ് ലിയോ എന്ന് വിളിക്കപ്പെടുന്ന ലിയണൽ ആൻഡ്രെസ്സ് മെസ്സി ജനനം ജൂൺ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് league ഒന്ന് PSG യിലും അർജൻറീന ദേശിയ team ലും forward ആയി കളിക്കുന്ന തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച football കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു മെസ്സി തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ European footballer of the year FIFA ലോക footballer of the year എന്ന ഈ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഇരുപത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ട് പുരസ്കാരങ്ങളും കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച ഏഴാമത് balloon d'Or ഓടെ ഈ ബഹുമതി ഏഴു തവണ നേടുന്ന ആദ്യ കളിക്കാരൻ ആയി രണ്ടായിരത്തിയൊമ്പത് രണ്ടായിരത്തിപത്ത് രണ്ടായിരത്തിപതിനൊന്ന് രണ്ടായിരത്തിപന്ത്രണ്ട് വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ FIFA ലോക cup ൽ അദ്ദേഹം ലോക cup ഉം golden ball ഉം നേടി ഇദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസതാരം തിയാഗോ മറഡോണയുമായി സാമ്യപ്പെടുത്താറുണ്ട് മറഡോണ തന്നെ മെസ്സിയെ തൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് താനേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് ബാഴ്സലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു ബാഴ്സലോണ club അദ്ദേഹത്തിന് ഉയരക്കുറവിന് ചികിത്സ നിർദ്ദേശിച്ചു ആയതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ club ആയ new well old boys team ൽ നിന്ന് അദ്ദേഹം വിട്ടുപോരുകയും കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ സ്ഥിരം ആക്കുകയും ചെയ്തു രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ചു season ൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം goal നേടി അങ്ങനെ club ന് ആയി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ആദ്യ season ൽ തന്നെ ബാഴ്സലോണ la liga club രണ്ടായിരത്തി ആർ രണ്ടായിരത്തി ഏഴ് season ലാണ് അദ്ദേഹം മികച്ച പ്രകടന കാഴ്ചവച്ചത് classic മത്സരത്തിൽ ഒരു hat trick നേടിയത് അടക്കം ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി

രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തിപത്ത് season ൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും ആയി നാല്പത്തിയേഴു goal കൾ നേടുകയും ബാഴ്സലോണക്കായി ഒരു season ൽ ഏറ്റവും കൂടുതൽ goal കൾ നേടുക എന്ന ബഹുമതി റൊണാൾഡോയോടൊപ്പം പങ്കിടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലെ FIFA world youth championship ൽ മെസ്സിയായിരുന്നു ഏറ്റവും കൂടുതൽ goal കൾ നേടിയത് final ൽ നേടിയ രണ്ട് goal കൾ അടക്കം ആകെ ആറ് goal കളാണ് ആ championship ൽ അദ്ദേഹത്തിൻറെ സമ്പാദ്യം അതിനുശേഷം അദ്ദേഹം അർജൻറീന team ലെ സ്ഥിരം അംഗമായി FIFA ലോക cup ൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജൻറീന കാരനായ അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലെ copa അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാരുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏട്ടിലെ ബീജിങ് olympics ൽ ജേതാക്കളായ അർജൻറീന team ൽ മെസ്സിയും ഒരു അംഗമായിരുന്നു. ഒരു വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു

ഗെർഡ് മറ്റുള്ളവരെ എൺപത്തിയഞ്ചു goal കൾ മറികടന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഒരു calendar വർഷം തൊണ്ണൂറ്റിയൊന്നു gaol കൾ എന്ന സർവ്വകാല റെ record സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ വച്ച് നടന്ന FIFA world cup ൽ അർജൻറീന വിജയികൾ ആക്കുന്നത് മുഖ്യമന്ത്രി വഹിച്ചു പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുകയും എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന മെസ്സി recordballon d'or award കൾ നേടിയിട്ടുണ്ട് ആദ്യകാല ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിയേഴു ജൂൺ ഇരുപത്തിനാലിൽ ജോർജ്‌ ഹൊറാസി മെസ്സിയുടെയും ശലിയാ മറിയ യുടെയും മകനായി അർജൻറീനയിലെ റൊസാരി എന്ന സ്ഥലത്താണ് മിസ്സ് ജനിച്ചത് ഇറ്റാലിയൻ എന്ന നഗരത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിമൂന്നിൽ കുടിയേറി പാർത്തതാണ് മെസ്സിയുടെ പൂർവികരായ അന്ജലോ മെസ്സി അദ്ദേഹത്തിൻ റോഡരികോ എന്നും മധ്യാഹ്‌സ് എന്നും പേരുള്ള രണ്ട് ജേഷ്ഠന്മാർ ഉണ്ട് കൂടാതെ മരിയ സോളിന് പേരുള്ള ഒരു സഹോദരിയും അഞ്ചാം വയസ്സിൽ തൻ്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക club ആയ ചേർന്ന് മെസ്സി football കളിക്കാൻ തുടങ്ങി. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രാദേശിക പട്ടണം ആയ റൊസാരിയോയിൽ ഒരു club യ ന്യൂ വെൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ hormone ൻ്റെ കുറവ് തിരിച്ചറിയപ്പെട്ടു അർജൻറീനയിലെ ഒരു പ്രമുഖ club ആയ ലിവർ പ്ലേറ്റിനു മെസ്സിയുടെ കഴിവില്‍ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും മാസം തോറും ചെലവാക്കിക്കൊണ്ട് അദ്ദേഹം ചികിത്സിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ ബാഴ്സലോണയുടെ sporting director ആയിരുന്ന കാർലസ് റിക്കാച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി ബോധവാനായിരുന്നു മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിനിലെ കാറ്റലോണിയയിലെ lake ൽ ഉണ്ടായിരുന്ന മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിനു ശേഷം ബാഴ്സലോണ അദ്ദേഹവുമായി കരാറിൽ ഏർപ്പെട്ടു അദ്ദേഹം സ്പെയിനിലേക്ക് മാറി താമസിക്കാം എങ്കിൽ ചികിത്സക്കുള്ള പണം club ഏറ്റെടുക്കാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അവർ പറഞ്ഞു ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ യൂറോപ്പിലേക്ക് മാറി താമസിക്കുകയും അദ്ദേഹം club ൻ്റെ youth team കളിൽ കളി തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻറെ രണ്ടു ബന്ധു സഹോദരൻ football മായി ബന്ധപ്പെട്ടിരുന്നു club ജീവിതം ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നിന്

റിക്കാർഡ് അദ്ദേഹത്തിൻ്റെ ആദ്യ ലീഗ് മത്സരം കളിക്കാൻ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് അപ്പോൾ പ്രായം പതിനേഴു വർഷം നൂറ്റി പതിനാല് ദിവസം എസ്പാനിയോളിനെതിരെ ആയിരുന്നു ആ മത്സരം ആ മത്സസരളതടുകൂടി ബാഴ്സലോണക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ കളിക്കാരനും la liga കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മെസ്സി മാറി ഈ record രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ ബാഴ്സലോണയിലെ തൻ്റെ തകർത്തു രണ്ടായിരത്തിയഞ്ചു മെയ് ഒന്നിന്

ഏഴ് ദിവസമായിരുന്നു ബാഴ്സലോണക്കായി ഒരു la liga മത്സരത്തിൽ goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറി രണ്ടായിരത്തിയേഴിൽ മെസ്സിയുടെ സഹായത്തോടെ നേടിയ ഒരു goal ലൂടെ

ആപ്രാവശ്യം അദ്ദേഹത്തെ ഒന്നാം നിര team ലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടാണ് കരാർ രണ്ടായിരത്തി പതിനാല് ജൂൺ വരെ പുതുക്കിയത് രണ്ടായിരത്തിയൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് മെസ്സി സ്പാനിഷ് പൗരത്വം നേടി അതോടെ അദ്ദേഹം la liga യിൽ കളിക്കുന്നത് ഏർ പൂർണ്ണസജ്ജനായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് uefa champions league ൽ ഇറ്റാലിയൻ club ആയ ഉദിനെസ്ന് എതിരെ ആൺ അദ്ദേഹം ആദ്യത്തെ വിദേശികളുമായുള്ള കളി അദ്ദേഹത്തിന് പകരക്കാരനായി ഇറങ്ങിയപ്പോൾ camp nou ൽ ബാഴ്സലോണയുടെ ആരാധകർ എഴുന്നേറ്റു നിന്നുകൊണ്ട് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെ യും റൊണാൾഡിൻഹോയും കൂട്ടുകെട്ടിൽ ആരാധകർ വിരുന്നൊരുക്കി മെസ്സി ആ season ൽ പതിനേഴു മത്സരങ്ങളിൽ നിന്നായി ആറ് goal കൾ സ്വന്തമാക്കി കൂടാതെ ആറ് champions league കളികളിൽ നിന്നായി ഒരു goal ഉം നേടി champions league ലെ രണ്ടാം round ലെ രണ്ടാം പാദത്തിൽ ചെൽസിക്കെതിരായി നടന്ന മത്സരത്തിൽ വലത് തുടയിലെ പേശിക്ക് ഉണ്ടായ പരിക്കു മൂലം അദ്ദേഹത്തിൻ്റെ ആ season രണ്ടായിരത്തിയാറ് മാർച്ച് ഏഴിനു അവസാനിച്ചു record record ൻ്റെ ബാഴ്സലോണ ആ season ൽ സ്പെയിനിലെ യൂറോപ്പിലെയും ജേതാക്കൾ ആയിരുന്നു രണ്ടായിരത്തിയാറ്‌ രണ്ടായിരത്തിയേഴ് season രണ്ടായിരത്തിയാറ്‌ രണ്ടായിരത്തിയേഴ് season ൽ മെസ്സി സ്ഥിരമായി ഒന്നാം team ൽ ഇടംപിടിച്ചു തുടങ്ങി ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി നവംബർ പന്ത്രണ്ടിന് റയൽ സാരാഘോഷ മായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റത് മൂലം അദ്ദേഹത്തിന് മൂന്ന് മാസം നഷ്ടപ്പെട്ടു അർജൻറീനയിൽ വച്ച് അദ്ദേഹം സുഖം പ്രാപിച്ചു പരിക്ക് ഭേദപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ മത്സരം ഫെബ്രുവരി ഒന്നിന് എതിരെ ആയിരുന്നു ആ മത്സരത്തിൽ അദ്ദേഹം രണ്ടാം പകുതിയിൽ ഒരു പകരക്കാരനായാണ് കളിക്കാൻ ഇറങ്ങിയത് മാർച്ച് പതിനൊന്നിന് നടന്ന classic മത്സരത്തിൽ മെസ്സി വളരെ നല്ല നിലവാരത്തിലാണ് കളിച്ചത് പത്ത് പേരായി ചുരുങ്ങിയ ബാഴ്‌സിലോണക്കു അദ്ദേഹം തൻ്റെ hat trick ലൂടെ സമനില നേടിക്കൊടുത്തു അദ്ദേഹം നേടിയ മൂന്നു goal കളും സമനില goal കളായിരുന്നു അതിലെ തന്നെ അവസാനത്തേ goal injury time ലായിരുന്നു നേടിയത് ഇതിലൂടെ classic മത്സരത്തിൽ ഇവാൻ വിനു ശേഷം season ൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഹാട്രിക് നേടുന്ന ആദ്യ കളിക്കാരനായി ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും മെസ്സി തന്നെയാണ് season ൻ്റെ അവസാനത്തോട് കൂടി അദ്ദേഹം

തന്നെ മറഡോണയുടെ പ്രശസ്തമായ പല goal കുളം പുനർസൃഷ്ടിച്ചത് അതിനൊരു കാരണമായി രണ്ടായിരത്തി ഏപ്രിൽ പതിനെട്ടിന് copa del rey semi final മത്സരത്തിൽ ഗെറ്റാഫെയ്‌ക്കെതിരെ അദ്ദേഹം രണ്ടു goal കൾ നേടി മെക്സിക്കോയിൽ വെച്ചു നടന്ന ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിയാറിലെ football ലോക cup ൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ goal നോട് നൂറ്റാണ്ടിൻ്റെ goal എന്നും അറിയപ്പെടുന്നു വളരെയധികം സാമ്യമുള്ളവരായിരുന്നു അവ ഇതിലൂടെ മെസ്സി മറഡോണയുമായി വളരെയധികം താരതമ്യം ചെയ്യപ്പെട്ടു സ്പാനിഷ് പത്രങ്ങൾ മെസ്സിയെ മറഡോണ എന്ന് വിളിച്ചു അദ്ദേഹം ആ goal നിടയിൽ അറുപത്തിരണ്ട്‍ meter കൾ തന്നെ ഓടി ആറ് കളിക്കാരെ തന്നെ കബളിപ്പിച്ചു ഒരെ സ്ഥാനത്ത് നിന്ന് തന്നെ നിർവഹിച്ചു സമയത്ത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിൽ മറഡോണ ചെയ്തതുപോലെ corner പതാകക്കു അടുത്തേക്ക് ഓടി മത്സരത്തിനുശേഷം പത്രസമ്മേളനത്തിൽ സഹകളിക്കാരനായ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച goal ആണ് അത്. ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിയാറ് ലോക cup ൽ ഇംഗ്ലണ്ടിന് എതിരെ quarter final മറഡോണ നേടിയ ദൈവത്തിൻ്റെ കൈ എന്ന പ്രശസ്തമായ goal നോട് സമമായ ഒരു goal മെസ്സി എസ്പാന്യോളിനെതിരെ നേടി പന്തിനായ് കുതിക്കുകയും goalie യായ കാർലോസ് കമേനിയെ കബളിപ്പിച്ചു ആ പന്ത് സ്വന്തം കൈകൊണ്ട് വലയിലേക്ക് തട്ടി ഇടുകയും ആണ് ചെയ്തത് അത് ശരിയായ ഒരു hand ball ആണെന്ന് replay ൽ വ്യെക്തമായിരുന്നു എങ്കിലും goal നൽകപ്പെട്ടു രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിയെട്ടു season season ലെ ആദ്യ ആഴ്ചയിൽ അഞ്ചു goal കൾ നേടി മെസ്സി ബാഴ്സലോണയെ la liga യിലെ ആദ്യ നാല് team കളിലൊന്നാക്കി സെപ്റ്റംബർ പതി ഏർ പത്തൊമ്പതിന് സ്വന്തം മൈതാനത്തു വെച്ച് നടന്ന ലിയോണിനെ എതിരായി മത്സരത്തിൽ മെസ്സിയുടെ goal ൻ്റെ പിൻബലത്തിൽ ബാഴ്സലോണക്ക് മൂന്നേ zero വിജയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സെവിയ്യയ്ക്ക് എതിരായ മത്സരത്തിൽ മെസ്സി രണ്ടു goal കൾ നേടി സെപ്റ്റംബർ ഇരുപത്തിയാറിന് റയൽ മായുള്ള മത്സരത്തിൽ അദ്ദേഹം രണ്ടു goal കൾ നേടി ബാഴ്സലോണയുടെ നാലേ ഒന്നേ വിജയത്തിൻ്റെ മുഖ്യപങ്കാളിയായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് വലൻസിയക്കെതിരെ അദ്ദേഹം വേണ്ടി തൻ്റെ നൂറാം മത്സരം കളിച്ചു മുന്നേറ്റ വിഭാഗത്തിൽ ഇപ്പോ ലോക പതിനാല് കളിക്കാരിൽ പുരസ്കാരത്തിന് മെസ്സി നാമ നിർദേശം ചെയ്യപ്പെട്ടു സ്പാനിഷ് പത്രമായ മാർഷയുടെ online പതിപ്പിൽ നടന്ന ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനായുള്ള തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം vote ഓടെ മെസ്സി വിജയിച്ചു അഭിപ്രായത്തെ ലോക footballer of the year പുരസ്കാരം മെസ്സിക്ക് നൽകണമെന്ന് ബാഴ്സലോണ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന പത്രങ്ങളായ എൽ മുണ്ടോ sport ൻ്റെയും എഴുത്തുകാർ അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച footballer മാരിൽ ഒരാളാണ് മെസ്സി. ഫ്രാഞ്ചെസ്‌കോ ടോട്ടി അഭിപ്രായപ്പെട്ടു മാർച്ച് നാലിന് സെൽറ്റിക്ന് എതിരായ മത്സരത്തിൽ champions league മത്സരത്തിൽ ഇടത് തുടയിൽ പേശിവലിവ് ഉണ്ടായതിനെ തുടർന്ന് ആറുമാസം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു മൂന്ന് season കളിൽ ഇത് നാലാം തവണയാണ് ഇത്തരം പരിക്കുമൂലം മെസ്സിക്ക് കളിക്കാൻ കഴിയാതെ പോകുന്നത്